എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ
മൻ കി ബാത്തിന്റെ 110ാം ഭാഗത്തിലേക്ക് സ്വാഗതം
എല്ലായ്പ്പോഴും പോലെ ഇത്തവണയും ഞങ്ങൾക്ക് നിങ്ങളുടെ ധാരാളം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിച്ചിട്ടുണ്ട്
എല്ലായ്പ്പോഴും എന്നപോലെ ഇത്തവണയും ഈ ഭാഗത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം എന്നതാണ് വെല്ലുവിളി
പോസിറ്റിവിറ്റി നിറഞ്ഞ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്
മറ്റുള്ളവർക്ക് പ്രതീക്ഷയുടെ കിരണമായി മാറി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന നിരവധി നാട്ടുകാരെക്കുറിച്ച് പരാമർശമുണ്ട്
സുഹൃത്തുക്കളേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 8 ന് നാം വനിതാദിനം ആഘോഷിക്കും
രാജ്യത്തിന്റെ വികസന യാത്രയിൽ സ്ത്രീ ശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമാണ് ഈ പ്രത്യേക ദിനം
സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ലോകം അഭിവൃദ്ധി പ്രാപിക്കൂ എന്ന് മഹാകവി ഭാരതിയാർ പറഞ്ഞിട്ടുണ്ട്
ഇന്ന് ഇന്ത്യയിലെ സ്ത്രീശക്തി ഓരോ മേഖലയിലും പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്
നമ്മുടെ രാജ്യത്ത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളും ഡ്രോണുകൾ പറത്തുമെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആരാണ് കരുതിയിരുന്നത് എന്നാൽ ഇന്ന് ഇത് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്
ഇന്ന് എല്ലാ ഗ്രാമാന്തരങ്ങളിലും ഡ്രോൺ ദീദിയെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുന്നു
നമോ ഡ്രോൺ ദീദി എല്ലാവരുടെയും നാവിൻ തുമ്പിൽ അതേയുള്ളൂ നമോ ഡ്രോൺ ദീദി
എല്ലാവരും അവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്
ഒരു വലിയ കൌതുകം ഉയർന്നുവന്നിട്ടുണ്ട്
അതുകൊണ്ടാണ് ഇത്തവണ മൻ കി ബാത്തിൽ എന്തുകൊണ്ട് നമോ ഡ്രോൺ ദീദിയോട് സംസാരിച്ചുകൂടാ എന്ന് ഞാനും ചിന്തിച്ചത്
നമോ ഡ്രോൺ ദീദി സുനിതാ ജി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു
അവർ ഉത്തർപ്രദേശിലെ സീതാപൂർ സ്വദേശിനിയാണ്
നമുക്ക് അവരോട് സംസാരിക്കാം
സുനിതാ ദേവി ജി നമസ്കാരം
നമസ്കാരം
ശരി സുനിതാ ജി ആദ്യം എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്
നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും അറിയണം
അതിനെക്കുറിച്ച് പറയൂ
സർ ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ട് കുട്ടികളുണ്ട് ഞാനും ഭർത്താവും അമ്മയുമുണ്ട്
സുനിതാ ജി നിങ്ങളുടെ വിദ്യാഭ്യാസം
സർ ഞാൻ ബിഎ അവസാനവർഷം പഠിക്കുന്നു
പിന്നെ വീട്ടിലെ ബിസിനസ്സും മറ്റും എന്താണ്
കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നു
അതിരിക്കട്ടെ ഈ ഡ്രോൺ ദീദി ആകാനുള്ള നിങ്ങളുടെ യാത്ര എങ്ങനെ ആരംഭിച്ചു നിങ്ങൾക്ക് എവിടെ നിന്നാണ് പരിശീലനം ലഭിച്ചത് എന്തെന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു തുടക്കം മുതലുള്ള കാര്യങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്
അതെ സർ ഞങ്ങളുടെ പരിശീലനം അലഹബാദിലെ ഫുൽപൂർ ഇഫ്കോ കമ്പനിയിലാണ് നടന്നത്
ഞങ്ങൾ അവിടെ നിന്നാണ് പരിശീലനം നേടിയത്
അപ്പോൾ അതുവരെ നിങ്ങൾ ഡ്രോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ
സർ കേട്ടിട്ടുണ്ടായിരുന്നില്ല
ഒരിക്കൽ അങ്ങനെയൊന്ന് സീതാപൂരിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഞങ്ങൾ കാണാൻ ഇടയായി
ആദ്യമായി ഞങ്ങൾ അവിടെ വച്ചാണ് ഡ്രോൺ കാണുന്നത്
സുനിതാ ജീ നിങ്ങൾ ആദ്യദിവസം പോയല്ലോ അവിടെ നടന്ന കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്
ശരി സർ
ആദ്യദിവസം തന്നെ നിങ്ങളെ ഡ്രോൺ കാണിച്ചിട്ടുണ്ടാകും
പിന്നെ ബോർഡിൽ എന്തെങ്കിലും പഠിപ്പിച്ചിരിക്കണം കടലാസിൽ എഴുതി പഠിപ്പിച്ചിരിക്കണം പിന്നെ തുറസ്സായ സ്ഥലത്ത് കൊണ്ടുപോയി പരിശീലിച്ചിരിക്കണം
എന്തെല്ലാം കാര്യങ്ങൾ നടന്നുവെന്ന് വിശദീകരിക്കാമോ
തീർച്ചയായും സർ
ആദ്യദിവസം ഞങ്ങൾ പോയി
രണ്ടാം ദിവസം മുതൽ ഞങ്ങളുടെ പരിശീലനം ആരംഭിച്ചു
ആദ്യം തിയറി പഠിപ്പിച്ചു
പിന്നെ ക്ലാസ്സ് രണ്ടു ദിവസം
ക്ലാസിൽ ഡ്രോണിന്റെ ഭാഗങ്ങൾ ഏതൊക്കെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം തിയറിയിൽ പഠിപ്പിച്ചു
മൂന്നാം ദിവസം ഞങ്ങൾക്ക് പരീക്ഷയുണ്ടായിരുന്നു
കമ്പ്യൂട്ടറിലായിരുന്നു പരീക്ഷ
അതായത് ആദ്യം ക്ലാസ് നടത്തി തുടർന്ന് ടെസ്റ്റ് നടത്തി
പിന്നെ പ്രാക്ടിക്കൽ നടത്തി ഡ്രോൺ എങ്ങനെ പറത്തണം എങ്ങനെ നിയന്ത്രിക്കണം തുടങ്ങിയവ പ്രായോഗിക രൂപത്തിൽ പഠിപ്പിച്ചു
അപ്പോൾ ഡ്രോണിന്റെ ജോലി എന്താണെന്ന് എങ്ങനെ പഠിപ്പിച്ചു
സർ ഡ്രോണിന്റെ ജോലിയോ
അതായത് വിളവെടുക്കാറായി എന്നു വിചാരിക്കുക
മഴ കാരണമോ അതോ മറ്റെന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിലോ വിളവെടുക്കാൻ പാടത്ത് ഇറങ്ങാൻ കഴിയാതെ വന്നാൽ തൊഴിലാളികൾ എങ്ങനെ പാടത്തേക്ക് പോകും
അപ്പോൾ ഡ്രോണിനെ കൊണ്ട് കർഷകർക്ക് ഏറെ പ്രയോജനം ലഭിക്കും
വയലിൽ പോലും ഇറങ്ങേി വരുന്നില്ല
നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് വരമ്പിൽ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാം
പാടത്തിനുള്ളിൽ വിളവിനെ ബാധിക്കുന്ന കീടങ്ങൾ ഉണ്ടെന്ന് വയ്ക്കുക
നമ്മൾ വളരെ ശ്രദ്ധിക്കണം അക്കാര്യത്തിൽ നമുക്ക്് ഒരു ബുദ്ധിമുട്ടുമില്ല
കർഷകർക്കും ഇത് വളരെ നല്ലതാണ്
സർ ഞങ്ങൾ ഇതുവരെ 35 ഏക്കറിൽ സ്േ്രപ അടിച്ചു കഴിഞ്ഞു
അപ്പോൾ കർഷകർക്കും അതിന്റെ ഗുണങ്ങൾ മനസ്സിലായിത്തുടങ്ങിയല്ലേ
അതെ സർ കർഷകർ വളരെ സംതൃപ്തരാണ്
ഞങ്ങൾക്ക് വളരെ നല്ലതായി തോന്നുന്നുണ്ടെന്ന് അവർ പറയുന്നു
സമയവും ലാഭിക്കുന്നു
എല്ലാം ഡ്രോൺ തന്നെ നോക്കിക്കൊള്ളും
വെള്ളം മരുന്ന് എല്ലാം കൂടെ കരുതും
നാം പറഞ്ഞുകൊടുത്താൽ മതി എവിടെ നിന്ന് എവിടെ വരെയാണ് കൃഷിയിടം എന്ന്
മുഴുവൻ ജോലിയും അരമണിക്കൂറിനുള്ളിൽ ചെയ്തുതീർക്കും
അപ്പോൾ ഈ ഡ്രോൺ കാണാൻ മറ്റുള്ളവരും വരുന്നുണ്ടാകും അല്ലേ
സർ വലിയ തിരക്കുണ്ട് ഡ്രോൺ കാണാൻ ധാരാളം ആളുകൾ വരുന്നു
വൻകിട കർഷകർ ഞങ്ങൾ നിങ്ങളെ സ്പ്രേ ചെയ്യാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്പറും വാങ്ങാറുണ്ട്
ലഖ്പതി ദീദിയാക്കാനുള്ള ദൌത്യം എനിക്കുള്ളതിനാൽ ഇന്ന് രാജ്യത്തുടനീളമുള്ള സഹോദരിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഡ്രോൺ ദീദി ആദ്യമായി എന്നോട് സംവദിക്കുന്നു
അപ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്
ഇന്ന് ഞാൻ ഒരേയൊരു ഡ്രോൺ ദീദിയാണ്
എന്നെപ്പോലെ ആയിരക്കണക്കിന് സഹോദരിമാർ ഡ്രോൺ ദീദിയാകാൻ മുന്നോട്ട് വരണം
അപ്പോൾ എനിക്കേറെ സന്തോഷമാകും
നിലവിൽ ഞാൻ മാത്രമേയുള്ളൂ
ആയിരക്കണക്കിന് പേർ എന്നോടൊപ്പം ചേർന്നാൽ അവരും ഡ്രോൺ ദീദി എന്നറിയപ്പെടും
ഞാൻ ഒറ്റയ്ക്കല്ലെന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമാകും
സുനിതാ ജീ അങ്ങനെയാവട്ടെ
നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ
നമോ ഡ്രോൺ ദീദി രാജ്യത്തെ കൃഷിയെ നവീകരിക്കുന്നതിനുള്ള മികച്ച മാധ്യമമായി ഇത് മാറുകയാണ്
എന്റെ എല്ലാവിധ ആശംസകളും
നന്ദി വളരെ നന്ദി സർ
സുഹൃത്തുക്കളേ ഇന്ന് സ്ത്രീശക്തി പിന്നോക്കം പോയ ഒരു മേഖലയും നമ്മുടെ രാജ്യത്തില്ല
ജൈവകൃഷി ജലസംരക്ഷണം ശുചിത്വം എന്നിവയാണ് സ്ത്രീകൾ തങ്ങളുടെ നേതൃത്വപാടവം തെളിയിച്ച മറ്റ് മേഖലകൾ
രാസപദാർത്ഥങ്ങൾ മൂലം നമ്മുടെ ഭൂമി എന്തെല്ലാം യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നുവോ അവയിൽ നിന്നെല്ലാം നമ്മുടെ മാതൃഭൂമിയെ രക്ഷിക്കുന്നതിൽ രാജ്യത്തിലെ സ്ത്രീശക്തി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്
രാജ്യത്ത് പലയിടത്തും സ്ത്രീകൾ ഇപ്പോൾ ജൈവകൃഷി വികസിപ്പിക്കുന്നുണ്ട്
ഇന്ന് ജൽ ജീവൻ മിഷന്റെ കീഴിൽ രാജ്യത്ത് ഇത്രയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ജലസമിതികൾക്കും വലിയ പങ്കുണ്ട്
ഈ ജലസമിതിയുടെ നേതൃത്വം സ്ത്രീകളാണ് വഹിക്കുന്നത്
ഇതിനുപുറമെ നമ്മുടെ സഹോദരിമാരും പെൺമക്കളും ജലസംരക്ഷണത്തിനായുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിവരുന്നു
അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് കല്യാണി പ്രഫുല്ല പാട്ടീൽ
അവർ മഹാരാഷ്ട്ര സ്വദേശിനിയാണ്
അവർ എന്നോടൊപ്പം ഫോണിൽ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്്
വരൂ കല്യാണി പ്രഫുല്ല പാട്ടീലിനോട് സംസാരിക്കാം
അവരുടെ അനുഭവം മനസ്സിലാക്കാം
കല്യാണി ജി നമസ്തേ
നമസ്തേ സർ
കല്യാണി ജി ആദ്യം നിങ്ങളെയും കുടുംബത്തെയും ജോലിയെയും കുറിച്ച് പറയൂ
സർ ഞാൻ എം
സി മൈക്രോബയോളജി ആണ്
എന്റെ വീട്ടിൽ ഭർത്താവും അമ്മായിയമ്മയും രണ്ട് കുട്ടികളുമുണ്ട്
ഞാൻ മൂന്ന് വർഷമായി ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു
എന്നിട്ട് ഗ്രാമത്തിൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടോ താങ്കൾക്ക് അടിസ്ഥാനപരമായ അറിവുണ്ട്
പഠനവും ഈ മേഖലയിലാണ്
കൃഷിയിൽ എന്തൊക്കെ പുതിയ പരീക്ഷണങ്ങളാണ് നിങ്ങൾ നടത്തിയത്
സർ ഞങ്ങൾ പത്ത് തരം സസ്യങ്ങൾ ശേഖരിച്ച് അതിൽ നിന്ന് ഒരു ജൈവ സ്പ്രേ ഉണ്ടാക്കി
കീടനാശിനികളും മറ്റും തളിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു
നമ്മുടെ മണ്ണിന് മലിനീകരണമുണ്ടാക്കുന്നു
രാസവസ്തുക്കൾ വെള്ളത്തിൽ കലരുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു
അതുകാരണം ഞങ്ങൾ ചെറിയതോതിൽ മാത്രം കീടനാശിനികൾ ഉപയോഗിച്ചു വരുന്നു
അതായത് നിങ്ങൾ പൂർണ്ണമായും ജൈവകൃഷിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്
അതെ ഞങ്ങളുടെ പരമ്പരാഗത കൃഷിരീതി എങ്ങനെയായിരുന്നുവോ അതോപോലെയാണ് സർ കഴിഞ്ഞവർഷം ഞങ്ങൾ കൃഷിചെയ്തത്
ജൈവകൃഷിയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്
സാർ ഞങ്ങളുടെ സ്ത്രീകളില്ലേ അവരുടെ ചെലവ് കുറഞ്ഞു
അവരുടെ ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ അതൊരു പരിഹാരമായി മുന്നിൽ കണ്ടുകൊണ്ട് കീടനാശിനിമുക്തമായ കൃഷിരീതി അവലംബിച്ചു
കാരണം ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ ക്യാൻസർ വർദ്ധിക്കുന്നു
നമ്മുടെ ഗ്രാമങ്ങളിലും അതിന്റെ ലക്ഷണങ്ങൾ വർധിച്ചുവരുന്നു
അതിനാൽ നമ്മുടെ ഭാവിതലമുറയെ സംരക്ഷിക്കണമെങ്കിൽ ഈ പാത സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്
ഇക്കാരണത്താൽ നമ്മുടെ സ്ത്രീകളും ഇതിൽ സജീവ പങ്കാളിത്തം കാണിച്ചു വരുന്നു
ശരി കല്യാണി ജി ജലസംരക്ഷണത്തിനുവേണ്ടിയും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്
സർ പ്രൈമറി സ്കൂൾ അങ്കണവാടി ഗ്രാമപഞ്ചായത്ത് കെട്ടിടം തുടങ്ങി ഞങ്ങളുടെ ഗവൺമെന്റിന്റെ എല്ലാ കെട്ടിടങ്ങളിലെയും മഴവെള്ളം മുഴുവൻ ഞങ്ങൾ ഒരിടത്ത് സംഭരിച്ചു
റീചാർജ് ഷാഫ്റ്റ് അതായത് മഴവെള്ളം ഒലിച്ചുപോകാതെ ഗ്രൌണ്ടിനുള്ളിൽ പെർകോലേറ്റ് ചെയ്യുണം
അതനുസരിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ 20 റീചാർജ് ഷാഫ്റ്റുകൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്
50 റീചാർജ് ഷാഫ്റ്റുകൾക്ക് കൂടി അനുമതി ലഭിച്ചിട്ടുണ്ട്
ആ ജോലിയും ഉടൻ ആരംഭിക്കാൻ പോകുന്നു
കല്യാണി ജി നിങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്
നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ
നന്ദി സർ നന്ദി സർ
താങ്കളോട് സംസാരിക്കാനായതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്
എന്റെ ജീവിതം പൂർണ്ണമായും സാർത്ഥകമായെന്നു ഞാൻ കരുതുന്നു
സേവനം തുടരുക
നിങ്ങളുടെ പേര് തന്നെ കല്യാണി എന്നാണല്ലോ
അപ്പോൾ ക്ഷേമകാര്യങ്ങൾ ചെയ്യുകതന്നെ വേണം
നമസ്കാരം
നന്ദി സർ
സുഹൃത്തുക്കളേ ശ്രീമതി സുനിതയായാലും ശ്രീമതി കല്യാണിയായാലും വ്യത്യസ്ത മേഖലകളിലെ സ്ത്രീശക്തിയുടെ വിജയം വളരെ പ്രചോദനകരമാണ്
നമ്മുടെ സ്ത്രീശക്തിയുടെ ഈ മനോഭാവത്തെ ഒരിക്കൽക്കൂടി ഞാൻ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ ഗാഡ്ജെറ്റുകളും എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു
എന്നാൽ ഡിജിറ്റൽ ഗാഡ്ജെറ്റുകളുടെ സഹായത്തോടെ വന്യമൃഗങ്ങളോടൊത്തു പോകാൻ ഇത് ഇപ്പോൾ നമ്മെ സഹായിക്കുന്നുവെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാനാകുമോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്
വന്യമൃഗ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്
ഈവർഷം ലോക വന്യജീവിദിന പ്രമേയത്തിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ പരമപ്രധാനമായി നിലനിർത്തിയിട്ടുണ്ട്
നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവികളുടെ സംരക്ഷണത്തിനായി സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും
കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാരിന്റെ ശ്രമഫലമായി രാജ്യത്ത് കടുവകളുടെ എണ്ണം വർധിച്ചിട്ടുണ്ട്
മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലെ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ കടുവകളുടെ എണ്ണം 250 ലധികമായിട്ടുണ്ട് ചന്ദ്രപൂർ ജില്ലയിൽ മനുഷ്യരും കടുവകളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം തേടിവരുന്നു
ഇവിടെ ഗ്രാമത്തിന്റെയും വനത്തിന്റെയും അതിർത്തിയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്
ഗ്രാമത്തിന് സമീപം കടുവ വരുമ്പോഴെല്ലാം എ
ഐ യുടെ സഹായത്തോടെ പ്രദേശവാസികൾക്ക് അവരുടെ മൊബൈലിൽ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നു
ഇന്ന് ഈ സംവിധാനം മൂലം ഈ കടുവാ സങ്കേതത്തിന് ചുറ്റുമുള്ള 13 ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് വളരെയധികം സൌകര്യപ്രദമാവുകയും കടുവകൾക്കും സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളേ ഇന്ന് യുവ സംരംഭകരും വന്യമൃഗ സംരക്ഷണത്തിനും ഇക്കോടൂറിസത്തിനുമായി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു
ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ റോട്ടോർ പ്രിസിഷൻ ഗ്രൂപ്പുകൾ വൈൽഡ്ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കെൻ നദിയിലെ മുതലകളെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഡ്രോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്
അതുപോലെ ബംഗളൂരുവിലെ ഒരു കമ്പനി ബഗീര ഗരുഡ എന്നീ പേരുകളിൽ ആപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്
ബഗീര ആപ്പ് ഉപയോഗിച്ച് ജംഗിൾ സഫാരി സമയത്ത് വാഹനത്തിന്റെ വേഗതയും മറ്റ് പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനാകും
രാജ്യത്തെ പല ടൈഗർ റിസർവുകളിലും ഇത് ഉപയോഗിച്ചുവരുന്നുണ്ട്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗരുഡ ആപ്പിനെ ഏതെങ്കിലും സിസിടിവിയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ തത്സമയ അലർട്ടുകൾ ലഭിക്കാൻ തുടങ്ങുന്നു
വന്യമൃഗ സംരക്ഷണത്തിനായുള്ള ഇത്തരം ഓരോ ശ്രമങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ ജൈവവൈവിധ്യം കൂടുതൽ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്
സുഹൃത്തുക്കളേ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യഘടകമാണ്
ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയോടും വന്യജീവികളോടും പരസ്പര സഹവർത്തിത്വത്തിലാണ് നാം ജീവിക്കുന്നത്
മഹാരാഷ്ട്രയിലെ മെൽഘാ കടുവാ സങ്കേതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയാൽ നിങ്ങൾക്കത് സ്വയം അനുഭവപ്പെടും
ഈ കടുവാസങ്കേതത്തിന് സമീപമുള്ള ഖട്കലി ഗ്രാമത്തിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ സർക്കാർ സഹായത്തോടെ തങ്ങളുടെ വീടുകൾ ഹോം സ്റ്റേകളാക്കി മാറ്റിയിട്ടുണ്ട്
ഇത് അവർക്ക് വലിയ വരുമാന മാർഗമായി മാറുകയാണ്
ഇതേ ഗ്രാമത്തിൽ താമസിക്കുന്ന കോർകു ഗോത്രത്തിൽപ്പെട്ട ശ്രീ പ്രകാശ് ജാംകർ തന്റെ രണ്ട് ഹെക്ടർ സ്ഥലത്ത് ഏഴ് മുറികളുള്ള ഹോം സ്റ്റേ തയ്യാറാക്കിയിട്ടുണ്ട്
അദ്ദേഹത്തിന്റെ ഹോം സ്റ്റേയിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണവും പാനീയവും നൽകാനുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബം ചെയ്തു വരുന്നു
അദ്ദേഹത്തിന്റെ വീടിനുചുറ്റും ഔഷധച്ചെടികൾക്കൊപ്പം മാവ് കാപ്പി എന്നിവയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്
ഇത് വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുകയും മാത്രമല്ല മറ്റ് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മൃഗസംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പശുക്കളേയും എരുമകളേയും കുറിച്ച് മാത്രമാണ് പറയാറ്
എന്നാൽ ആടും ഒരു മൃഗസമ്പത്താണ്
അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രാജ്യത്തിന്റെ വിവിധ മേഖലകളിലെ നിരവധി ആളുകൾ ആടുവളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഒഡീഷയിലെ കലഹന്ദിയിൽ ആടുവളർത്തൽ ഗ്രാമവാസികളുടെ ഉപജീവനമാർഗവും അവരുടെ ജീവിതനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയായി മാറിയിരിക്കുന്നു
ഈ ശ്രമത്തിനു പിന്നിൽ ശ്രീമതി ജയന്തി മഹാപാത്രയുടെയും ഭർത്താവ് ശ്രീമാൻ
ബിരേൻ സാഹുവിന്റെയും വലിയൊരു നിശ്ചയദാർഢ്യമുണ്ട്
ഇരുവരും ബംഗളൂരുവിൽ മാനേജ്മെന്റ് പ്രൊഫഷണലുകളായിരുന്നു
എന്നാൽ ഇടവേളയെടുത്ത് കലഹന്ദിയിലെ സാലേഭട്ട ഗ്രാമത്തിലേക്ക് വരാൻ തീരുമാനിച്ചു
ഇവിടുത്തെ ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം അവരെ ശാക്തീകരിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ ഇവർ ആഗ്രഹിച്ചു
സേവനവും അർപ്പണബോധവും നിറഞ്ഞ ഈ ചിന്തയിൽ അവർ മണികാസ്തു അഗ്രോ സ്ഥാപിച്ച് കർഷകരോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി
ശ്രീമതി ജയന്തിയും ശ്രീമാൻ
ബിരേനും ചേർന്ന് അവിടെ രസകരമായ ഒരു മണികാസ്തു ഗോട്ട് ബാങ്ക് തുറന്നിട്ടുണ്ട്
അവർ ആടുവളർത്തൽ സാമൂഹിക തലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു
അവരുടെ ആടുവളർത്തൽ കേന്ദ്രത്തിൽ ഡസൻ കണക്കിന് ആടുകളുണ്ട്
മണികാസ്തു ആട് ബാങ്ക് കർഷകർക്കായി സമ്പൂർണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്
ഇതിലൂടെ കർഷകർക്ക് 24 മാസത്തേക്ക് രണ്ട് ആടുകളെയാണ് നൽകുന്നത്
ആടുകൾ 2 വർഷത്തിനുള്ളിൽ 9 മുതൽ 10 വരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു
അതിൽ 6 കുട്ടികളെ ബാങ്കിൽ സൂക്ഷിക്കുന്നു
ബാക്കിയുള്ളവ ആടുകളെ വളർത്തുന്ന അതേ കുടുംബത്തിന് നൽകുന്നു
മാത്രമല്ല ആടുകളുടെ പരിപാലനത്തിനും ആവശ്യമായ സേവനങ്ങൾ നൽകുന്നുണ്ട്
ഇന്ന് 50 ഗ്രാമങ്ങളിൽ നിന്നുള്ള 1000ലധികം കർഷകർ ഈ ദമ്പതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഇവരുടെ സഹായത്താൽ മൃഗസംരക്ഷണ മേഖലയിൽ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുകയാണ് ഗ്രാമവാസികൾ
ചെറുകിട കർഷകരെ ശാക്തീകരിക്കാനും സ്വയം പര്യാപ്തരാക്കാനും വിവിധ മേഖലകളിൽ വിജയിച്ച പ്രൊഫഷണലുകൾ പുതിയ രീതികൾ അവലംബിക്കുന്നത് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു
ഇവരുടെ ഈ പ്രയത്നങ്ങൾ എല്ലാവർക്കും പ്രചോദനമാകുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമ്മുടെ സംസ്കാരം നൽകുന്ന പാഠം ഇതാണ് പരമാർത്ഥ പരമോ ധർമ്മഃ അതായത് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ
ഈ വികാരത്തെ പിന്തുടർന്ന് നമ്മുടെ രാജ്യത്ത് എണ്ണമറ്റ ആളുകൾ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുന്നതിനായി അവരുടെ ജീവിതം സമർപ്പിക്കുന്നു
അത്തരത്തിലൊരാളാണ് ബീഹാറിലെ ഭോജ്പൂരിലെ ശ്രീ
ഭീം സിംഗ് ഭവേഷ്
അദ്ദേഹത്തിന്റെ പ്രദേശത്തെ മുസഹർ ജാതിയിൽപ്പെട്ട ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്
അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഇവരെക്കുറിച്ച് സംസാരിക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചത്
ബിഹാറിലെ വളരെ ബഹിഷ്കൃതവും ദരിദ്രവുമായ സമൂഹമാണ് മുസഹർ
ഭീം സിംഗ് ഭവേഷ് ഈ സമുദായത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതുവഴി അവരുടെ ഭാവി ശോഭനമാകുമല്ലോ
മുസഹർ വിഭാഗത്തിൽപ്പെട്ട എണ്ണായിരത്തോളം കുട്ടികളെ അദ്ദേഹം സ്കൂളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്
അദ്ദേഹം ഒരു വലിയ ലൈബ്രറിയും ഒരുക്കിയിട്ടുണ്ട്
അതുവഴി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ലഭിക്കുന്നു
ആവശ്യമായ രേഖകൾ ഉണ്ടാക്കുന്നതിനും അവരുടെ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനും ശ്രീ
ഭീം സിംഗ് തന്റെ സമുദായാംഗങ്ങളെ സഹായിക്കുന്നു
ഇതുമൂലം ഗ്രാമവാസികളുടെ അവശ്യ വിഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം കൂടുതൽ സുഗമമായി
ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൂറിലധികം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു
കൊറോണ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ശ്രീ
ഭീം സിംഗ് തന്റെ പ്രദേശത്തെ ജനങ്ങളെ വാക്സിനേഷൻ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു
ഭീം സിംഗ് ഭവേഷിനെ പോലെ സമൂഹത്തിൽ ഇത്തരം അനേകം മഹത്തായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്
ഉത്തരവാദിത്തമുള്ള ഒരു പൌരനെന്ന നിലയിൽ നാം നമ്മുടെ കടമകൾ നിർവഹിക്കുകയാണെങ്കിൽ അത് ശക്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വളരെ സഹായകമാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഭാരതത്തിന്റെ സൌന്ദര്യം അതിന്റെ വൈവിധ്യങ്ങളിലും നമ്മുടെ സംസ്കാരത്തിന്റെ വ്യത്യസ്ത നിറങ്ങളിലുമാണ് നിലകൊള്ളുന്നത്
ഭാരതീയ സംസ്കാരം സംരക്ഷിക്കാനും മനോഹരമാക്കാനും എത്രപേർ നിസ്വാർത്ഥമായി പരിശ്രമിക്കുന്നുവെന്നത് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്
ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ഇത്തരം ആളുകളെ കാണാം
ഇവരിൽ വലിയൊരു വിഭാഗം ഭാഷാരംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ്
ജമ്മു കശ്മീരിലെ ഗന്ദർബാലിലെ ശ്രീ
മുഹമ്മദ് മൻഷാ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഗോജ്രി ഭാഷയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്
ഗോത്ര സമുദായമായ ഗുജ്ജർ ബക്കർവാൾ സമുദായത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്
കുട്ടിക്കാലത്ത് പഠിക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്ന അദ്ദേഹം ദിവസവും 20 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചിരുന്നു
അത്തരം വെല്ലുവിളികൾക്കിടയിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടി
തന്റെ ഭാഷ സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിയാർജ്ജിച്ചു
സാഹിത്യരംഗത്ത് ശ്രീ
മാൻഷയുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്
ഏകദേശം 50 വാല്യങ്ങളായി സംരക്ഷിച്ച കവിതകളും നാടൻ പാട്ടുകളും ഇതിൽ ഉൾപ്പെടുന്നു
അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ ഗോജ്രി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്
സുഹൃത്തുക്കളേ അരുണാചൽ പ്രദേശിലെ തിരപ്പിലെ ശ്രീ
ബൻവങ് ലോസു ഒരു അധ്യാപകനാണ്
വാഞ്ചോ ഭാഷയുടെ വികസനത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്
അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് അസമിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ഭാഷ സംസാരിക്കുന്നു
അദ്ദേഹം ഒരു ഭാഷാവിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട്
വാഞ്ചോ ഭാഷയുടെ ലിപിയും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്
വാഞ്ചോ ഭാഷയെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വരും തലമുറകളെയും അദ്ദേഹം ആ ഭാഷ പഠിപ്പിക്കുന്നു
സുഹൃത്തുക്കളേ പാട്ടുകളിലൂടെയും നൃത്തങ്ങളിലൂടെയും തങ്ങളുടെ സംസ്കാരവും ഭാഷയും സംരക്ഷിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്
കർണാടകയിലെ ശ്രീ
വെങ്കപ്പ അംബാജി സുഗേത്കറിന്റെ ജീവിതവും ഇക്കാര്യത്തിൽ വളരെ പ്രചോദനകരമാണ്
ഇവിടുത്തെ ബാഗൽകോട്ടിൽ താമസിക്കുന്ന ശ്രീ
സുഗേത്കർ ഒരു നാടോടി ഗായകനാണ്
1000ലധികം ഗോന്ദലി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള അദ്ദേഹം ഈ ഭാഷയിൽ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്
ഫീസ് ഈടാക്കാതെ നൂറുകണക്കിന് വിദ്യാർഥികൾക്ക് അദ്ദേഹം പരിശീലനവും നൽകിയിട്ടുണ്ട്
നമ്മുടെ സംസ്കാരത്തെ തുടർച്ചയായി സമ്പന്നമാക്കുന്ന ഉല്ലാസവും ഉത്സാഹവും നിറഞ്ഞ അത്തരം ആളുകൾക്ക് ഭാരതത്തിൽ കുറവില്ല
നിങ്ങളും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടേതായ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക
നിങ്ങൾക്ക് അത് വളരെ സംതൃപ്തി നൽകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ രണ്ട് ദിവസം മുമ്പ് ഞാൻ വരാണസിയിൽ ആയിരുന്നു അവിടെ ഞാൻ വളരെ മനോഹരമായ ഒരു ഫോട്ടോ പ്രദർശനം കണ്ടു
കാശിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവാക്കൾ ക്യാമറയിൽ പകർത്തിയ നിമിഷങ്ങൾ വിസ്മയകരമാണ്
മൊബൈൽ ക്യാമറയിൽ പകർത്തിയ നിരവധി ഫോട്ടോകൾ അതിലുണ്ട്
തീർച്ചയായും ഇന്ന് മൊബൈൽ കൈയിലുള്ളവരെല്ലാം ഓരോ കണ്ടന്റ് ക്രിയേറ്ററായി മാറിയിരിക്കുന്നു
ആളുകളെ അവരുടെ കലാവിരുതും പ്രതിഭയും പ്രദർശിപ്പിക്കുന്നതിൽ സൂഹ്യമാധ്യമങ്ങളും വളരെയധികം സഹായിക്കുന്നുണ്ട്
ഭാരതത്തിലെ നമ്മുടെ യുവസുഹൃത്തുക്കൾ കണ്ടന്റ് ക്രിയേഷൻ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്
അത് ഏത് സാമൂഹ്യ മാധ്യമ രംഗത്തായാലും വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്തമായ ഉള്ളടക്കം പങ്കിടുന്ന യുവ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തീർച്ചയായും കണാനാകും
അത് വിനോദസഞ്ചാരമായാലും സാമൂഹികകാരണങ്ങളായാലും പൊതു പങ്കാളിത്തമോ പ്രചോദനാത്മകമായ ജീവിതയാത്രയോ ആയാലും ഇവയുമായി ബന്ധപ്പെട്ട വിവിധതരം ഉള്ളടക്കങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ ലഭ്യമാണ്
കണ്ടന്റ് ക്രിയേഷൻ സൃഷ്ടിക്കുന്ന യുവാക്കളുടെ ശബ്ദം ഇന്ന് രാജ്യത്തെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്
അവരുടെ കഴിവുകളെ ആദരിക്കുന്നതിനായി രാജ്യത്ത് നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് ആരംഭിച്ചിട്ടുണ്ട്
ഇതിനുകീഴിൽ സാമൂഹിക മാറ്റത്തിന്റെ ഫലപ്രദമായ ശബ്ദങ്ങളായി മാറാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽ മാറ്റം സൃഷ്ടിക്കുന്നവരെ ആദരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരുന്നു
ഈ മത്സരം MyGovൽ നടന്നുവരുന്നു
ഇതിൽ ചേരാനായി ഞാൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് അഭ്യർത്ഥിക്കുന്നു
നിങ്ങൾക്ക് ഇത്തരം നിലവാരമുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അറിയാമെങ്കിൽ തീർച്ചയായും അവരെ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യണം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു കാമ്പയിന് തുടക്കം കുറിച്ചതിൽ സന്തോഷമുണ്ട് എന്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി മേരാ പെഹ്ല വോട്ട് ദേശ് കേലിയേ
ഇതിലൂടെ പരമാവധി കന്നിവോട്ടർമാരോട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്
ആവേശവും ഊർജവും നിറഞ്ഞ യുവശക്തിയിൽ ഭാരതത്തിന് അഭിമാനമുണ്ട്
നമ്മുടെ യുവ സുഹൃത്തുക്കൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം അതിന്റെ ഫലം രാജ്യത്തിന് ഗുണകരമാകും
ആദ്യമായി വോട്ട് ചെയ്യുന്നവരോട് റെക്കോർഡ് സംഖ്യയിൽ വോട്ട് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു
18 വയസ്സ് തികയുമ്പോൾ 18ാം ലോക്സഭയിലേക്ക് അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു
അതായത് ഇവർ ഈ 18ാം ലോക്സഭയിലെ യുവ പ്രതീക്ഷയുടെ പ്രതീകമാകും
അതിനാൽ നിങ്ങളുടെ വോട്ടിന്റെ പ്രാധാന്യം ഏറെ വർദ്ധിച്ചിരിക്കുന്നു
പൊതുതിരഞ്ഞെടുപ്പിന്റെ ഈ തിരക്കിനിടയിലും യുവാക്കളായ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുക മാത്രമല്ല ഈ കാലയളവിലെ ചർച്ചകളെയും സംവാദങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും വേണം
ഒപ്പം ഓർമ്മയിരിക്കട്ടെ എന്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി
രാജ്യത്തെ സ്വാധീനിക്കുന്നവർ കായികലോകം സിനിമ വ്യവസായം സാഹിത്യലോകം മറ്റ് പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിവയിലൂടെ സ്വാധീനം ചെലുത്തുന്നവരും ഈ കാമ്പെയ്നിൽ സജീവമായി പങ്കെടുക്കുകയും ആദ്യ വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു
സുഹൃത്തുക്കളേ മൻ കി ബാത്തിന്റെ ഈ ഭാഗത്തിൽ ഇത്രമാത്രം
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ മാർച്ചിൽ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്
കഴിഞ്ഞ 110 എപ്പിസോഡുകളിൽ സർക്കാരിന്റെ നിഴലിൽ നിന്ന് ഞങ്ങൾ അതിനെ അകറ്റി നിർത്തിയത് മൻ കി ബാത്തിന്റെ വൻ വിജയമാണ്
മൻ കി ബാത്തിൽ രാജ്യത്തിന്റെ കൂട്ടായ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു
രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്
ഒരുതരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തയ്യാറാക്കിയ പരിപാടിയാണിത്
എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയ മര്യാദകൾ പാലിച്ച് അടുത്ത മൂന്ന് മാസത്തേക്ക് മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യുന്നതല്ല
ഇനി നിങ്ങളുമായി മൻ കി ബാത്തിൽ സംവദിക്കുമ്പോൾ അത് മൻ കി ബാത്തിന്റെ 111ാം ഭാഗമായിരിക്കും
അടുത്ത തവണ മൻ കി ബാത്ത് ആരംഭിക്കുന്നത് ശുഭസൂചകമായ 111 എന്ന സംഖ്യയിലാണ്
ഇതിലും മികച്ചത് മറ്റെന്താണ്
പക്ഷേ സുഹൃത്തുക്കളേ നിങ്ങൾ എനിക്കായി ഒരുകാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം
മൻ കി ബാത്ത് മൂന്ന് മാസത്തേക്ക് നിലച്ചേക്കാം പക്ഷേ രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഒരുനിമിഷം പോലും നിലയ്ക്കുന്നില്ല
അതിനാൽ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നേട്ടങ്ങൾ മൻ കി ബാത് ഹാഷ്ടാഗിൽ സാമൂഹ്യമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക
കുറച്ചുനാൾ മുമ്പ് ഒരു യുവാവ് എനിക്ക് ഒരു നല്ല നിർദ്ദേശം നൽകി
ചെറിയ ചെറിയ വീഡിയോകൾ യൂട്യൂബ് ഷോർട്സ് രൂപത്തിൽ ഷെയർ ചെയ്യണമെന്നാണ് നിർദ്ദേശം
അതിനാൽ മൻ കി ബാത്തിന്റെ ശ്രോതാക്കളോട് അത്തരം ഹ്രസ്വചിത്രങ്ങൾ വ്യാപകമായി പങ്കിടാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു
സുഹൃത്തുക്കളേ അടുത്ത തവണ ഞാൻ നിങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ പുതിയ ഊർജ്ജവും പുതിയ അറിവുകളുമായി ഞാൻ നിങ്ങളെ കാണും
സുരക്ഷിതരായിരിക്കുക
വളരെ നന്ദി
നമസ്കാരം